അതെ. പിന്നെ, എവിടെയാ? സ്ഥലം എവിടെയാ? വീട് എവിടെയാണ്? എന്റെ വീട് എറണാകുളത്തിലാണ് ഓഹ്. എന്റെ വീട് ആലപ്പുഴയാണ്. പിന്നെ വിനോദങ്ങൾക്കായിട്ട് എന്തൊക്കെയാണ് ചെയ്യാറ്?

എന്റെ വിനോദങ്ങൾ എന്ന് പറയുമ്പോ പാട്ട് കേൾക്ക

അങ്ങനെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉള്ള കാര്യമാണ് പാട്ട് ഞാൻ കേൾക്കേം ചെയ്യും പാടാനും എനിക്ക് ഭയങ്കര താല്പര്യമാണ് രലേഷിന്റെയോ

ഒഴിവ് സമയങ്ങളിൽ കൂടുതൽ ചെയ്യാറുള്ളത് പാട്ട് കേൾക്കലും ഇതൊക്കെ തന്നെയാണോ? അഹ് അതെ ഞാൻ കൂടുതൽ പാട്ട് കേൾക്കാറും ചലച്ചിത്രങ്ങളും കാണും പക്ഷെ കൂടുതൽ എനിക്ക് പാട്ട് കേൾക്കാൻ ആണ് ഇഷ്ടം ഭയങ്കര ശാന്തമായിട്ടുള്ള പാട്ടൊക്കെ കേൾക്കുമ്പോ ഭയങ്കര മനസിന് സമാധാനം കിട്ടണ പോലെ. അപ്പൊ അത്കൊണ്ട് ഞാൻ ഇങ്ങനെ പാട്ടുകൾ വെക്കും പിന്നെ ചലച്ചിത്രങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര

താല്പര്യം മദറിന് സിനിമകൾക്ക് ഏഹ് ചലച്ചിത്രങ്ങളൊക്കെയാണ് ഞാൻ കാണുന്നത്. ദലക്ഷോ? ഞാനും അങ്ങനെ തന്നെ. കൂടുതലും ചലച്ചിത്രങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട രീതി തരത്തിലുള്ള പടങ്ങളാണ് കൂടുതലും കാണാറ്. പിന്നെ കൂടുതലും അന്യഭാഷാചിത്രങ്ങളും പിന്നെ മലയാളചിത്രങ്ങളും ഇന്ത്യയിലുള്ള അന...അനവധി ഭാഷകളിലുള്ള ചലച്ചിത്രങ്ങളും കാണാറുണ്ട്.

അഹ് ഞാൻ അന്യഭാഷാ പാടങ്ങളും കാണും അതെ ചലച്ചിത്രങ്ങളും കാണും. അതുപോലെ മലയാള ചലച്ചിത്രങ്ങളും കാണും. മലയാളത്തിൽ കാണുന്നത് ഭയങ്കര കുറച്ച നമുക്ക്, പണ്ട് പഴയ ഒരു ആയിരത്തി തൊള്ളായിരത്തി ആ സമയത്തുള്ള ചലച്ചിത്രങ്ങൾ ഒക്കെ ആണ് എനിക്ക് കൂടുതൽ കാണാൻ താല്പര്യം ഉള്ളത് രണ്ടായിരത്തിൻറെ ആ ഒരു സമയത്തുള്ളത് എനിക്ക് അധികം കാണാറില്ല ഞാൻ

അങ്ങനെയൊക്കെ ആണ് എനിക്ക് കാണാൻ താല്പര്യം.

അതെ. പത്മരാജന്റെ തൂവാനത്തുമ്പികൾ ഒക്കെ എനിക്കും വളരെ പ്രിയപ്പെട്ട സിനിമകളാണ്. അത് തന്നെ. അങ്ങനെ പദ്മരാജൻറ്‍റെ

ആഹ്.

അങ്ങനെ പുതിയ ഇങ്ങനെ പുതിയ ചിന്താഗതിയോടെ

പത്മരാജൻ അറിയപ്പെടുന്നതും കാലത്തിന് മുൻപ് സഞ്ചരിച്ച സംവിധായകൻ എന്ന രീതിയിൽ തന്നെയാണല്ലോ. പക്ഷെ എന്താ സിനിമാലോകത്ത് നല്ലൊരു തീരാനഷ്ടം തന്നെയാണീ പത്മരാജന്റെ വേർപാടൽ എന്ന് പറയുന്നത്.

അതെ ഭയങ്കര വലിയ നഷ്ടമാണ് ചലച്ചിത്രത്തിന് അതെ. പന്തരാജന്റെ ഒരു...ആ ഒരു രീതിയിലുള്ളൊരു പുതുമുഖസംവിധായകരൊന്നും ഞാൻ നോക്കിയിട്ടും ആരും പത്മരാജന്റെ ഒരു രീതിയിലും ആ ഒരു തരത്തിലും മലയാളസിനിമയെ വളർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അഹ് വളരെ അധികം ശെരിയാണ്

അപ്പോ പിന്നെ വേറെ എന്നു വച്ചാ ഭരതന്റെ

ചലച്ചിത്രങ്ങൾ ഒക്കെ നല്ലതാണ്. ഭരതൻ

സംവിധായകന്മാരുടെ എനിക്ക് ചലചിത്രങ്ങൾ അധികം താല്പര്യം ഇല്ല പിന്നെ പാട്ട് ഏതൊക്കെ ആണ് കേൾക്കാറുള്ളെ

പാട്ട് ഞാൻ കൂടുതലും ഏഹ് പഴയ മലയാളം പാട്ടുകളും...പാട്ടുകൾ എല്ലാ തരത്തിലും...ഞാൻ എല്ലാ

ആണല്ലേ? കൂടുതൽ ഏതു സമയത്താണ് പാട്ട് കേൾക്കാൻ താല്പര്യം ഉള്ളത് ഇങ്ങനെ ചിലവർക്ക് ഉണ്ട്. ഇങ്ങനെ രാവിലെ എണീക്കുമ്പോ പാട്ട് കേട്ട് കൊണ്ട് ആ ദിവസം തുടങ്ങുക, കൂടുതൽ ഈ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഏഹ് വെറുതെയൊക്കെ ഇരിക്കുമ്പോഴാണ് കൂടുതലും പാട്ട് കേൾക്കാറ്. .

പിന്നെ പുതിയ...പുതിയ പടം ഏതെങ്കിലും കണ്ടോ പുതിയതായിട്ട്? ഞാൻ പുതിയ ചലച്ചിത്രം കണ്ടത് മുകുന്ദൻ ഉണ്ണി

ആഹ്. ഞാനും കണ്ടിരുന്നു. ആ നല്ലൊരു പടമാണത്. കേ...മലയാളസിനിമയിൽ പുതിയ തരത്തിലുള്ളൊരു...ഒരു ഇത്തരത്തിലുള്ളൊരു പുതിയൊരു വിഷയം തന്നെയാണ് അത് ചർച്ച ചെയ്തതും. നല്ല രീതിയിൽ ആ പടം എടുത്തിട്ടുമുണ്ട്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു.

വേറിട്ട അനുഭവം തരുന്ന ഒരു സിനിമയായിരുന്നു. വേറിട്ട അനുഭവം തരുന്ന സിനിമയായിരുന്നത്.

ആഹാ അതെ വിനീത് ശ്രീനിവാസൻറേം അഭിനയം ഭയങ്കര

ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു അഭിനയ രീതി തന്നെ ആയിരുന്നു വിനീത് ശ്രീനിവാസൻ കാണിച്ചത്. പിന്നെ വേറേ ഏത്, ദലക്ഷ് ഏതാണ് ഈ അടുത്ത പുതിയ സിനിമ കണ്ടത്? ഞാൻ പറഞ്ഞല്ലോ. ഈ മുകുന്ദനുണ്ണി കണ്ടിരുന്നു. പിന്നെ കണ്ടത് ആ വിചിത്രം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ കണ്ടിരുന്നു. കുഴപ്പമൊന്നുമില്ല. നല്ല ഒരു സാധാരണ ഒരു പടമായിരുന്നു. അഹ് അതെ ഞാനും വിചിത്രം കണ്ടാരുന്നു. പക്ഷെ വിചിത്രത്തിന്റെ മൊത്തത്തിൽ എനിക്കു വലിയ താല്പര്യം തോന്നിയില്ല. അതിന്റെ ഒരു ചെറിയ ഭാഗങ്ങളൊക്കെ എനിക്കു ഭയങ്കര താല്പര്യം,

ആ ജയ ജയ ഹേ കണ്ടിരുന്നു. അത് നല്ലൊരു മ്മ് ചലച്ചിത്രമാണ്. ഇപ്പോഴത്തെ...ഇപ്പോഴത്തെ ഒരു കാര്യങ്ങളും മ്മ് ഭാര്യാഭർതൃകുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും അതെങ്ങനെ അതെ ഭയങ്കര, അതന്നെ ഏഹ് ഒരു പുതിയൊരു പടമായിരുന്നു അത്. കേരള...ഈ കേരളത്തിൽ അങ്ങനെ ഇത്രയും സ്ത്രീപക്ഷ സിനിമകൾ വളരെ കുറവാണ്. അപ്പോൾ അത് എടുക്കാൻ തയ്യാറായ സംവിധായകൻ പ്രശംസ അർഹിക്കുന്നുണ്ട്. അതെ ക ഇത് സ്ത്രീയുടെ ഒരു പക്ഷത്തിന്ന് നിന്നുള്ള ഒരു ചലച്ചിത്രമായിരുന്നു അത് വളരെ വളരെ

എല്ലാ സ്ത്രീകളുടെയും കഥയെന്നു പറയാൻ മ്മ്. ഈ കല്യാണം ഏഹ് കല്യാണത്തിന് ശേഷം അവരനുഭവിക്കുന്ന മാനസികാവസ്ഥയും മാനസികസംഘർഷണങ്ങളും അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് അത്

ഇപ്പോൾ ചില പടങ്ങളാണെങ്കിൽ എല്ലാം ഇവർ ലാസ്റ്റ് ഒന്നിക്കുന്ന രീതിയിലായിരിക്കും കൊണ്ടുപോയി അവസാനിപ്പിക്കുക. പക്ഷെ ഇത് നേരെ മറിച്ച് സ്ത്രീയുടെ പക്ഷത്ത് നിന്ന്, അങ്ങനെ അവസാനിപ്പിച്ച് ആ പടത്തിൽ നല്ലൊരു മെസ്സേജാണ് ആ പടം നൽകുന്നത്.

അതെ നല്ലൊരു വളരെ അധികം നല്ലൊരു സന്ദേശം ആണ്. എല്ലാം, കുടുംബാംഗങ്ങളും പോയി കാണുമ്പോ അവർക്കും ഒരു വേറെ ഒരു ചിന്തയിലൂടെ ചിന്തിക്കാൻ പറ്റുന്ന എന്ന്വച്ചാ അഹ് ആൾക്കാർക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ആ ചലച്ചിത്രം എടുത്തിരിക്കുന്നത്. കാരണം ഏതൊരു ആൾക്കാര് പോവുമ്പോഴും അത് കാണുമ്പോത്തേക്കും അതിനോടൊരു വിരോധം തോന്നാണ്ട് ആ ഒരു തമാശ എന്ന രീതിയിലോട്ട്

സന്ദേശം ആയി തരുന്നുണ്ട് ആ ചലച്ചിത്രത്തിൽ

ഏഹ്ഹ് മുന്നേറ്റമാണ് നമ്മുടെ മലയാള

കൂടുതലും ഈ അന്യഭാഷാചിത്രങ്ങളിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാറുള്ളത്. അത് നമ്മുടെ നാട്ടിലെ പടങ്ങളിലും പുതിയസം...പുതുമുഖസംവിധായകർ അത് ഏഹ് കൊണ്ട് വരുന്നതിൽ ശരിക്കും പ്രശംസ അർഹിക്കുന്നുണ്ട്. അതെ അതെ വളരെ അധികം പ്രശംസ അർഹിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ആയിരുന്നു ഈ ഇങ്ങനെ ഒരു

നമ്മൾ അതിൽ തന്നെ ശ്രദ്ധിച്ച് നമ്മുടെ ഒരു നിമിഷം പോലും ശ്രദ്ധ പോവില്ല പിന്നെ അതേപോലെ ഒരു സമയം പോലും നമുക് വെറുതെ ഇരിക്കയാണ് എന്ന തോന്നൽ പോലും ഇല്ല നമ്മൾ മൊത്തം ആ സിനിമ, ആ ചലച്ചിത്രത്തിൽ മൊത്തം മുഴുകിയാണ് ഇരിക്കാറ്. അപ്പൊ അതിൽ വേറെ ഒരു ശ്രദ്ധ നമ്മുടെ വേറെ എങ്ങോട്ടോ അങ്ങോട്ടോ പോവാൻ സമ്മതിക്കുന്നു പോലും ഇല്ല ആ ചലച്ചിത്രം.

അതെ. കുറേ തമാശകളും കാര്യങ്ങളുമുണ്ടായിരുന്നു. അഹ് അതന്നെ തമാശ രീതിൽ തന്നെ അതന്നെ നമ്മൾ മൊത്തം ചിരിച്ച് ചിരിച്ച് ചിരിച്ച് മടുക്കുന്ന രീതിയിലുള്ള തമാശ നല്ല തളർന്നു പോകുന്ന തമാശയൊക്കെയാണ്

ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറഞ്ഞ മലയാള സിനിമ എടുത്തേക്കുന്നതും.

ആഹ്. അതെ. അതെ. ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത് കാണാൻ സമയം ലഭിച്ചിട്ടുണ്ടായില്ല. അത് ഞാൻ കാണണം കാണണം എന്ന് വെച്ചിരുന്നൊരു പടമായിരുന്നു. പക്ഷെ, എന്തോ. സമയം മൂലം വിട്ട് പോയി ആ പടം കാണാൻ.

അഹ് ലെ കാണാൻ, ഭയങ്കര കണ്ടിരിക്കേണ്ട തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട ഒരു ചലച്ചിത്രം തന്നെ ആണ് അത്

ഇതിന് ശേഷം ഞാൻ എന്തായാലും ഒന്നു കാണാൻ ശ്രമിക്കുന്നതാണ് അത്. മ്മ്മ്. പിന്നെ? ഇഷ്ടം? കായികമായിട്ട് ഞാൻ ദലക്ഷി ന് എപ്പോഴെങ്കിലും നേരം കിട്ടുമ്പോ

പിന്നെ ദലക്ഷിന് വേറെന്താ? കായികം ആയിട്ട് കാൽപന്ത് കളിയും പിന്നെ കുട്ടിയും കോലും. അങ്ങനത്തെ അങ്ങനത്തെ ചെറിയ ചെറിയ നമ്മുടെ നാടൻ കളികളൊക്കെ കളിക്കാറുണ്ട്. വൈകുന്നേരങ്ങളിൽ കായികമായി എന്തെങ്കിലും കളിച്ചിട്ട് ആ. കുട്ടിം കലോം നല്ലൊരു കളിയാ കായികമായി എന്തെങ്കിലും ചെയ്താണ്...അതാവുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിനൊരു വ്യായാമവും നമ്മുടെ മനസ്സിനൊരു ഇതും കിട്ടുന്നൊരു ഇതാണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ കളിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ

അതെ അതെ ഭയങ്കര നല്ലതാണ് കായികമായിട്ട് ചെയ്യുന്നത്.

ആ. പറ്റുന്നത് പോലെ ഞാൻ ഇപ്പോൾ എല്ലാ വൈകുന്നേരങ്ങളിലും ഇപ്പോൾ കാൽപന്ത് കളികൾ കളിക്കാറുണ്ട്. പിന്നെ ഏഹ് കൂട്ടുകാരുമായിട്ട് വൈകുന്നേരങ്ങളിൽ ചിലവിടുന്ന സമയം കൂടുതലും ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടാണ്.

അത്ര എനിക്ക് താല്പര്യം ഇല്ല. എന്നാലും ഞാൻ എല്ലാ ദിവസം നടക്കാനും ഓടാനും ഒക്കെ പോകും

എല്ലാ ദിവസം രാവിലെ എണീറ്റ് നടക്കാനോ ഓടാനോ ആയിട്ട് പോകും. അത് എന്റെ ഒരു ശരീരത്തിന് ഭയങ്കരമായിട്ട് ഒരു

ഒരു സാധനം നല്ലൊരു വ്യായാമത്തിൽ കൂടി നമ്മൾ നല്ലോണം

അങ്ങനെയാണ്. പിന്നെസെനീറ്റ എങ്ങനെയാണ് ഒഴിവ് സമയം ചിലവഴിക്കാൻ ശ്രമിക്കാറ്? ചിത്രമൊക്കെ വരക്കാറുണ്ടോ?

ഞ അതെ അതെ ഞാൻ ചിത്രമൊക്കെ വരക്കാറുണ്ട്. നല്ല രീതിയിൽ എനിക്ക് വയങ്കര ഇഷ്ടാണ് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങൾ എന്തെങ്കിലും കിട്ടാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വെറുതെ എന്തെങ്കിലും സമയം വെറുതെ കളയാണെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ

ചെറിയൊരു പുസ്തകം ഉണ്ട് അഹ് പുസ്തകത്തിൽ ഇരുന്നു ചെറിയ ചെറിയ ചിലപ്പോ ഞാൻ ആൾക്കാരെ നോക്കി അവരെ വരക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ കാണുന്ന ചിത്രങ്ങൾ ഒക്കെ ഞാൻ നോക്കി അത് വരക്കാൻ ശ്രെമിക്കാറുണ്ട്. വല്യ ഒരു ഏഹ് വരക്ക നല്ലൊരു കഴിവ് അങ്ങനെ അത്രേം നല്ല കഴിവില്ല, എന്നാലും ഞാൻ

പരമാവധി ശ്രമിക്കാറുണ്ട് എന്റെ വരയ്ക്കുന്ന കഴിവ് കുറച്ചുകൂടി ഇതാക്കിയെടുക്കാൻ മ്മ്. കലാകാരിയാണ് അപ്പോൾ. അതെ അതെ കലാകാരിയാണ് ദലക്ഷ് വരക്കാറുണ്ടോ? ഇല്ല. എനിക്കങ്ങനെ വരയും കാര്യങ്ങളും ഒന്നും വല്യ താല്പര്യമില്ല. ഞാൻ കൂടുതലും ഇതേപോലെ ചലച്ചിത്രങ്ങൾ, പാട്ടുകൾ അങ്ങനത്തെ കായികം അങ്ങനത്തെ രീതിയിലാണ് എന്റെ വിനോദങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ യാത്രകൾ. അങ്ങനെ കാര്യങ്ങൾ ഒക്കെയാണ് ചെയ്യാറ് കൂടുതൽ. അതെയല്ലേ? യാത്രകൾ യാത്രകൾ, എവിടെയൊക്കെ പോയിട്ടുണ്ട്? യാത്രകൾ ഭയങ്കര ഇഷ്ടമാണോ? ആഹ്. അത്രയും, അത്രയുമൊക്കെ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ മാസം മൂന്നാർ പോയിരുന്നു. അതുപോലെ സ്ഥലങ്ങൾ നമ്മൾ പെട്ടെന്ന് കൂട്ടുകാരുമായിട്ട് അങ്ങനെ ഇപ്പോൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാറുണ്ട്. അതും ഇപ്പോൾ ഒരു തരത്തിലുള്ള ഒരു വിനോദം തന്നെയാണ്. ആണല്ലേ? ഏഹ് മൂന്നാർ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഇതുവരെ ഇവിടെ കേരളത്തിൽ ആണെന്ന് പറഞ്ഞിട്ടും ഞാൻ ഇതുവരെ മൂന്നാർ ഞാൻ കണ്ടിട്ടില്ല. അയ്യോ. മൂന്നാർ എന്തായാലും നല്ലൊരു സ്ഥലം തന്നെയാണ്. എന്തായാലും ഒരു വട്ടമെങ്കിലും പോയി കാണേണ്ട ഒരു സ്ഥലമാണ്. മൂന്നാർ നല്ല ഒരു സ്ഥലം ആണല്ലേ? ഭയങ്കര പ്രകൃതി രമണീയം ഉള്ള ഒരു

ആഹ്. അതന്നെ. അതെ. മല. മലയും പിന്നെ ഇപ്പം നമ്മുടെ സ്ഥലത്തുന്ന് മൂന്നാർ എത്തുമ്പോൾ നമ്മൾ അറിയുക തന്നെ ചെയ്യും. കാരണം അവിടുത്തെ തണുപ്പും ആ ഒരു കാലാവസ്ഥയുമൊക്കെ വേറെതന്നെയാണ് അവിടെ.